മ്മ് എന്നാലും ആണ് ഓ വിഷമം ഓ വിഷമായോ ചുമ്മാതല്ല വിശേഷം ഒന്നുമില്ലാത്തത് അല്ലെ ആഹ് അതാണ് ഞാൻ അതാന്നുനോക്കിനിന്നെ വീട്ടിൽകേറിയിരുന്നിട്ടും വിശേഷം ഒന്നുമില്ലലോ എന്ന് വീട്ടിൽ നിന്റെ അച്ഛനും അമ്മയൊക്കെ ഞാൻ ചിലപ്പോ anuty നെ കാണും കേട്ടോ പുറത്തോട്ടുപോവുമ്പോ അപ്പോ ഞാൻ ചോയിക്കും നിന്റെ കാര്യം ചോയ്ക്കുമ്പോ എന്തുപറയാൻ മോളെ വിളികുനില്ലാതെ അവരിങ്ങോട്ടുതിരിഞ്ഞുപോലുംനോക്കുന്നില്ലെന്നാണ് ആ anuty പറയണത് നീയൊന്നു ആ ഒന്ന് സങ്കടം പരിഹരിച്ചുകൊടുക്കടി ആഹ് വേണ്ട ഏർ അഹ് ഓ ആഹ് അപ്പൊ aunty അഹ് അഹ് ആ മതി ആഹ് ഓ ആ ആഹ് ജോലി ജോലിക്കും പോവാൻ തോന്നുന്നില്ല അല്ലെ മ്മ് ശെരിയെടി ഞാനിപ്പോ വിളി ആഹ് ആഹ് പറ ആഹ് ആഹ് ആ ഹ ആ ആഹ് അ അതുശേരിയാണ് നമ്മളെ mission ന്നുണ്ടെങ്കില് അത് ചെയ്താലല്ലേ ആഹ് ഒര് സാധനവും work ആവുള്ളൂ അല്ലാതെ ഇരുന്ന അവിടെക്കേറി ഇരിക്കും അതാണ്‌ ഞാനിപ്പൊവിളിച്ചെയെടി ഞാൻ നമ്മുടെയ് എ അനു അനുയൊക്കെ അനുവൊക്കെയില്ലേ ഞാനും അനുവും ആ അനുവും നമ്മ ആ പിന്നെ അനുവും നമ്മുടെ സുമിയില്ലെ സുമിയും വൈശാലിയും എല്ലാരുംകൂടിച്ചേർന്നിട്ട് പിന്നെ നമ്മുടെ അല്ലാതെ രണ്ട് friends ഉം കൂടിയുണ്ട് നിനക്കറിഞ്ഞൂടാ നമ്മള് college ഇൽ പഠിക്കുമ്പോ ഉള്ളതാണെ അവരും ആ അവരും കൂടി എല്ലാരും ചേര്ന്നിട്ട് ഒരു നമ്മള് ഒരു Bangalore trip ഇടാൻ വിചാരിച് ഇരിക്കണ് നിനക്കപ്പോ എൻ ആ ഓ ഓ ആവൊടി ഓ ന്നാലും നീ മ് ആ അതൊക്കെ അതൊക്കെശേരിയാണ് നീയ് പിന്നെ നീ നമ്മളേപോലെ അല്ലല്ലോ ഞങ്ങളൊക്കെ bachelors അല്ലെ നമ്മൾ bachelors ആയിട്ട് പോവാനാണ് താല്പര്യം ആഹ് അതെ അതെ അതെ അതെ അതെ

പുള്ളിക്കാരനും നിങ്ങടെ നിങ്ങടെയൊരു എന്ത് പറയാം നിങ്ങടെ ഒര് privacy പോവൂലെ ഞങ്ങളെ വന്ന് നിന്നിട്ട് അതാണ് നമ്മള് ആലോയിക്കുന്ന ആ ആണോ ആഹ് ആഹ് ഞ ഞാൻ വിചാരിച് നിന്നെ വിളിച് ഏതൊക്കെ tourist place ആണ് കൊള്ളാംന്ന് ഉള്ളത് അപ്പൊ നമ്മളൊരു plan ഇവിടന്ന് ഇട്ടിട്ട് പോയാലല്ലേ അവിടെ correct ആവുള്ളൂ അല്ലാതെ ചുമ്മാ നമ്മക്ക് അറിയാതെ പോയിട്ട് കാര്യായില്ലല്ലോ നമ്മള് നമ്മള് എന്തായാലും ഒരാഴ്ച്ചത്തെ നിക്കാനാണ് നമ്മള് plan ഇടുന്നഡി അത് maximum അടിച്ചുപൊളിക്കണം അ അതെ അതെ maximum അടിച്ചുപൊളിക്കണം ആ okay okay നിനക്ക് പ്രശ്നായിലേ നീ പുള്ളിക്കാരൻഡ്ത് ചോയ്ച്ചോ ചോയിച്ചിട് പറഞ്ഞാമതി വെറുതെ ആ ഓ നമ്മടെ ആഹ് ആഹ് ഓ സ്ഥലറിയാലേ ഓ ഞാൻ വിചാരിക്ക ആണല്ലേ ടിപ്പുസുൽത്താൻ ലെ ആഹ് ആഹ് ഓ അവിടെന്തോ കമാർഷ്‌ ആ അവിടെന്തോ കമാർഷ്‌ street അങ്ങേനെന്തോ ഉണ്ട് ന്ന് ഞാൻ പറയണകെട്ടെ ആഹ് ആഹ് മ്മ് മ്മ് ഈ nandi hills ന്ന് പറയുന്നെ ന്തുവാടി ഓഹോ ഓ ഓ

ഓ ആഹ് ആഹ് ആഹ് ഓ ആഹ് ആഹ്

ആ ആ ഓ ആ ഓ ആണല്ലേ അടിപൊളി സ്ഥലാണോടി ഓ ഓ അത്രയ്ക്ക് നല്ല സ്ഥലാരിക്കും അല്ലെ ഓ findings ഏന്തെങ്കിലും findings ഉണ്ടോടി ഓ ശെരി ശെരി ആ ആഹ് ആഹ് ഓ ശെരി ശെരി place ഇണ്ടല്ലേ ആ അതെ അത് എന്നേം ഓ ഓ അങ്ങനെ അത് ആ ഹ ഹ ഓ ഇൻറമ്മോ ന്നിട്ട് ഇപ്പളും അന്നേ maintain ചെയ്യനിണ്ടല്ലേ ആണ്ലെ ന്റമ്മോ അപ്പൊ ഇത്രക്ക് നടക്കാനുണ്ട്‌ ലെ ഈ ന morning timings ഒക്കെ ഉണ്ടോടി അവിടെ ഓ അപ്പൊ ഓ ശരി ശരി അപ്പൊ നടക്കാനുള്ള park നടക്കാനുള്ള സ്ഥലങ്ങള് നമ്മുടെ നട്ടിൽനടക്കുന്ന ആൾക്കാർക്കൊക്കെ ഇവിടൊക്കെ പോയിക്കൈഞ്ഞ ശെരിക്കും വണ്ണം കുറയുന്നപറ അപ്പൊ അല്ലെ ആ ഹാ ഹാ ആഹ് എന്നാലും

ആഹ് ആ നമുക്ക് botanical garden

ആ ആഹ് അവിടെ എന്തോ ഒര് ബൊട്ടാണിക്കൽ garden കൊഴപ്പില്ല നമക്ക് ഈ ബ് Mysore palace പോലെ Bangalore എന്തോ palace ഇന്ടെ ന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അങ്ങനെ എന്തേലും ഉണ്ടോ ഓ ആഹ് ആഹ്

ഓ ശെരി ശെരി

ആ ആഹ് ആഹ് ആ മറ്റേ സുബിൻ park അല്ലെ ആഹ് ആഹ് ഓ ആഹ് okay ആ ആ ഓ ശെരി ശെരി ആഹ് ആഹ് ഓ ഓ ശരി ശെരി ഓ ഓ

ഓ

ആഹ് അത്രക്കില്ലലെ അ ആഹ് ആഹ് ആഹ് ആള്ക്കാര് ഓ മ്മ് എനിക്ക് സത്യായിട്ടും അവിടെ വരേണ്ടെടി മറ്റേ mall shopping mall ഇൽ വരണം എനിക്കവിടുത്തെ കാണാൻ എനിക്ക് കൊത്യവന്ന് ആഹ് ആഹ് ആഹ് എനി ഓ എനിക്ക് ഒരുപാട് mall ഒക്കെ ഉണ്ടെന്ന് പറയുന്നേ സത്യാണോടി ന്തോ ന്തോ ന്തിന്ന് phonix mall ഓ അങ്ങനെ എന്തോ സംഭവം ഇണ്ടെന്നോ ആഹ് ആഹ് ആഹ് ഓ ഓ

ആഹ് ജീവിക്കുന്നെ ആഹ്

ഓ താനെ താനെ പുള്ളിക്കാരൻ അവിടെ നിക്കുന്നകൊണ്ട്

ആ ആഹ് ആഹ് ന്തായാലും ന്ത അതുമാത്രല്ലേടി എന്തായാലും എന്തായാലും പുള്ളിക്കാരന് ചോദിക്കുന്നില്ലല്ലോ ആ ഒരു ഇത് നിനക്കു ഭാഗ്യവതിന്ന് വിചാരിച്ച മതി അല്ലെ ഒരുതരത്തില് കൊല്ലം ആ നീ അവിടെ forest ലോക്കെ പോയിട്ടുണ്ടോടി അവിടെ എന്തൊക്കെയോ ഉം lake ഒക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലോ ആഹ് എനിക്കെ എനിക്ക് wonderla

ആഹാ ഓ congrats congrats ആഹ് ആഹ് ആഹ് ആ നമ്മളപ്പോ ആ സമയാവുമ്പോ കറക് ആ next week ആണല്ലെ നമ്മളപ്പോ ആ നമ്മളപ്പോ അത്കഴിഞ്ഞിട്ടാണ് നമ്മളങ്ങോട്ട് എത്തുന്നത് അതെ അതെ next month ആണ് നമ്മള് വരുന്നത് അത്കഴിഞ്ഞിട്ടാണ് നമ്മളെങ്ങോട്ട് വരുന്നത് ഏന്തയാലിം congrats ഞാൻ ഒരുദിവസം വിളിക്കാം പിന്നെ എടി അവിടെ ഈ wonderla ലോക്കെ പോവാൻ പറ്റുവാരിക്കോ അത് നമ്മള് നേരത്തെ book ചെയ്താൽ

ആഹ് അവിടെ എനിക്ക് പോണം ഞാ ആഹ് അവിടെ ഞാൻ നോക്കി അവിടെ രണ്ട് amusement park ഉണ്ട് wonderla ഉണ്ട് fun world എന്ന് പറയുന്ന് അപ്പൊ wonderla ഇൽ കുറച്ചുംകൂടി പൈസയാണെന്ന്

ഓ എനിക്ക് എന്തെങ്കിലു പോണടി ഓ അതായത് ഈ ഒരു കണക്കിലേക്ക് അതായത് ആദ്യം നമ്മൾ എന്താ പറയാ പഗ്ബി ആയിട്ടങ്ട് പോവാം temples ലോക്കെ പോയി പോയി കറങ്ങാം കൊറച് കൈഞ് പതുക്ക നമ്മള് എന്താ പറയാ ആഹ് ആ last നമക് amusement park ഉം അ market shopping ഉം നമക് നടത്താം അതുവരെ നമക് temple ഉം പിന്നേ കൊറച് museum ഈ ബോട്ട gardens palace അങ്ങനൊക്കെ നമക് അല്ലെ ആഹ് ഫോ ഞാൻ അവ്ടെ എത്തി നമ്മൾ നമ്മൾ flight ലാണ് book ചെയ്തേ ന്നാടി നമ്മൾ ഞാൻ പറഞ്ഞില്ലേ നമ return എല്ല return ticket ചെയ്താല് നമ്മൾ book ക്ക് ചെയ്തില്ല നമക് വരുന്ന ticket മാത്ര നമ്മൾ book ചെയ്തേ return ticket എല്ലാരു ഒരായ്ച്ച ന്നാണ് പറഞ്ഞെ എല്ലാരു ജോലി ഒക്കെ ഒള്ളത് കൊണ്ട് ഒരായ്ച്ച എങ്ങനൊക്കെയോ നമ്മൾ കൊറച് ദിവസം കൊണ്ട് നെ അവിടെ പോയെ തൊട്ട് നമ്മൾ plan ഇട്ടോണ്ട് ഇരിക്കയാണ് നമക്ക് ഒരു ദിവസം പോണം നമക് ഒരു ദിവസം പോണം ന്നു പറഞ്ഞു ഇതുവരെ നമക് നടന്നില്ല ഇപ്പൊ ആണ് നമക് ശരി എല്ലാരുകൂടെ ഇത്ര ദിവസയായിട്ടു പറഞ്ഞോണ്ട് ഇരിക്കാണ് അവൾടെ കൈഞ്ഞു ഒരു വര്ഷം ആവാറായി ഇതുവരെ നമ്മൾ അവടെ പൊയിട്ടുല്ല അവൾ ഇങ്ങോട്ടു വന്നിട്ടുല്ല അന്ന് പറഞ്ഞപ്പോ അവൻ വിചാരിച്ചു ശരി ഒന്ന് നമക്ക് എന്തെങ്കിലു ചെയ്യാന്നു പറഞ്ഞത് എല്ലാരുകൂടെ കൊറേ plans ഇപ്പൊ ഇറക്കി എൽ എല്ലോ ആവുമ്പൊ ഈ വീട്ടില് കൊറച് ജോലി ഒക്കെ ഇതാവു അല്ലോ അപ്പൊ അങ്ങനെ നീ ഇത് ശരി ആക്കന്നൊക്കെ പറഞ്ഞു പറഞ്ഞു എങ്ങനൊക്കെയോ എല്ലാരുക്കൂടി ഒന്ന് set ആയി വന്നു അന്നപ്പോ അതിനു പിന്നെ ഒറായ് ഏതോ എനിക്കറിഞ്ഞൂടടി എന്തോ ഓരോ lake ഒണ്ടെന്നു പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് ആഹ് അങ്ങനെന്തോ ആഹ് അങ്ങനെന്തോ ആഹ് അങ്ങനെന്തൊക്കെയോ ആണ് ഓ ഓ ആഹ് അവടെ എന്തൊക്കെയോ lake ഒണ്ടോ ഓ എനിക്ക് ഞാൻ പറഞ്ഞില്ലേ എനിക്കവിടത്തെ mall ഒക്കെ അടിച്ചു കറങ്ങണം സ സത്യം പറയലോടി മ്മ് ആഹ് ഫാ എത്ത എത്ത ശരി എൻ ഒന്നോർത്തോ ഹോ

ആഹ് ഹ ഹാ ആഹ് നീയ് ആ ഞാൻ മൽ അത ഞാൻ പറഞ്ഞെ നിങ്ങളെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല നീ എന്നിക് ഒന്ന് രണ്ടു കളവു ഒക്കെ പറഞ്ഞു കൈഞ്ഞാൽ നിൻ നമ്മൾ വിളിച്ചോണ്ട് പോവാം നീ നിന്റെ ചേട്ടനെ നോക്കുന്നതുമായി നമ്മൾ ഇടക്കെടക്ക് അങ്ങൊട് വരേം ചെയ്യാം നമ്മളതാണ് പറഞ്ഞെ നമ്മള് നിക്കവിടെ hotel ലോക്കെ book ചെയ്‌ത്‌ നമ്മളാടിപൊളി plan ഒക്കെ ആയിട്ടാണ് നിക്കുന്ന ആഹ് ആ okay okay ഓ നീ ഒരു ഓ ആഹ് ഞാൻ അതാണേ ഉപ ഉദ്ദേശിച്ചത് നമക് ആ

ഹമ് ശനിയാഴ്ച ആവുമ്പൊ നമുക്കേ ഞാൻ വിചാരിക്കുന്നെ എടീ ശനിയാഴ്ച ആവുമ്പൊ നമുക് shopping ന് ഒരുപാട് കാണൂലേ അപ്പം അങ്ങനെ ചെയ്താലോ അലോയ്ക്കുന്ന് ഓ നമ്മൾ ഞാറാഴ്ച തിരിച് മടങ്ങണം ന്ന് ആണ് ഇരിക്കുന്നത് എന്താന്നുവച്ചാൽ ഞാൻ പറഞ്ഞില്ലേ നമ്മൾ ഒരാഴ്ചത്തെ leave മെത്രാന് കിട്ടിയെ ഓ ആണല്ലെ അവടെന്തോ ഓ ആഹ് എൻ ആഹ് എന്താന്നറിയാമോടി എനിക്ക് shopping ഞാൻ ഒരുപാട് ചെയ്യണം എനിക്ക് അവിടത്തെ കറങ്ങണം ഒന്ന് കറങ്ങി അവിടത്തെ ആ എന്തപറയ ആ എല്ലോ സംഭാവോം അതാത് mall ല് ഉല്ല എല്ലാം അവടത്തെ നിക്കുന്ന അടിച്ചുപൊളിച്ചുള്ള ജീവിതം എനിക്ക് ആസ്വദിക്കണം ശരിക്കും കേട്ടോ

ആഹ് ഹ

ആഹ് ഹാ okay ആഹ് ആ

ഒരു ഒണ്ട് ഏർ ഏർ മറ്റേ സാധനൊക്കെ കൊറവായിട്ട് കിട്ടും പറേണ് എൻ്റെ ആഹ് അപ്പൊ ആഹ് അപ്പൊ അവിടെ ഒക്കെ പോയി കൈഞ്ഞാ ആഹ് അവിടൊക്കെ പോയി കൈഞ്ഞാൽ നമക് നാട്ടിലുള്ള ആർക്കേലും എന്തെലും വാങ്ങിക്കണംന്നുണ്ടെങ്കി ഇനി വാങ്ങിച്ചില്ലെന്നു വേണ്ട അതോണ്ട് അവിടൊക്കെ പോയി അവർക്ക് വാങ്ങിച്ചിട്ടു നമ്മക്കൊന്ന് അടിച്ചു പൊളിക്കവുന്ന രീതിൽ അങ്ങനെ നോക്കാം കേട്ടോ അത് നമക് ഒക്കെ ഉള്ളത് mall ലെന്നെ ഞാൻ വാങ്ങികൊള്ളൂ അല്ലാതെ നമക് ഉള്ള ഹ ഹ ഹ നമക് ഉള്ളത് അതേടി അതെ എന്തന്നില്ലേ നാട് എനിക്ക് വാങ്ങിക്കാണത് എല്ലാം mall ന്നെ വാങ്ങിക്കുള്ളു പിന്നെ നാട്ടിലുള്ള ആർക്കേലും വെണംന്ന് ഒണ്ടങ്കി ഞാൻ ഈ അവിടെ എല്ല് ഞാൻ അന്വേഷിച് വച്ച് കൊറച്ചൊക്കെ അന്വേഷിചിട്ടാണ് പറഞ്ഞെ

ഏ പിന്നെ വേറെ എന്താ അത്കൊണ്ട് ഹിസൂ ലാൽ ബഹ ജവഹർലാൽ നെഹ്‌റു planetarium ഇതൊക്കെ ഞൻ എപ്പഴേ പാഴാ എല്ലാ googlemap എടുത്ത് കഴിഞ്ഞാൽ അറിയാ ചേട്ടന്റേടത് ഞാൻ പറഞ്ഞിരുന്നില്ലേ നിങ്ങളെ നമ്മളെന്തൊരു എത്ര നോക്കിയാലും നീ ഇപ്പം ഒരു ദിവസം നമ്മൾ ഇവിടെ ഇന്നിട്ട് നമ്മൾ അങ്ങൊട് ദൂരെ പൊയ്കയനാ പ്രശ്നനുല്യ പക്ഷെ ഏത് സ്ഥലത്തു നിക്ന്നോ അതിന്റെ അടുത്തുള്ള സ്ഥലത്തുനന്നേ ചുറ്റി ആകെ നോക്കികയ്‌ന ഐ അത് അതെന്നെയത് വേ അത് ഞാൻ ഹ്മ്മ്‌ അതെ അതെ അതെ വേണെങ്കിൽ ഇപ്പൊ ഞാൻ വര

ഓ ഓ അങ്ങനെ ശെരി പക്ഷെ നീ ന്തയലും ന്തായലും നീ എനിക്കി വണ്ടർലണ്ടിൽ ലാവുമ്പോ വന്നിരിക്കണം അത്‌ ഞാൻ ഓ ആഹ് ആ ആ ഉം പണ്ട് പണ്ട് നമ്മ് ആ പണ്ട് നമ്മൾ ഓര്മിണ്ടോ നമ്മൾ കൊച്ചീൽ വീഗാലാൻഡിൽ പോയത് ഓര്മിണ്ടോ അവിടത്തെ വണ്ടർലണ്ടിൽ പോയി നമ്മളടിച്പൊളിച്ചില്ലേ

ആഹ് ഓ ഏതായാലും ഒ ഹോ പ്രഷനുള്ള ഏതെൻകെ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ എനിക്കൊന്നു വണ്ടര്ലായിലെന്നോ പോണം ആഗ്രഹം ഇണ്ടായിരുന്ന അവിടത്തെ വണ്ടറായി യിപ്പി ഇവ്ദത്തെ ഇതായി park ചെറിയ fun ട്ടു അവിടെന്തൊക്കെയോ ഒരുപാട് amusment park ഉണ്ടെന്ന് പറഞ്ഞ അവിടേക്കോ പോയേണം mall പോണം ഈ ഫൺവേൾഡ് ഫൺവേൾഡ് എന്ന്പറഞ്ഞ ഗൂഗ്‌ളിലിട്ടപ്പോ ഫൻവരൾഡ് എന്ന്പറഞ്ഞ രണ്ടണ്ണം കാണിച്ചെടി ഓ ശെരിയടി

okey നമ്മൾ secondsecond saturdaysecond saturday അനുസരിച്ചാണ് നമ്മൾ വേർന്നത് കേട്ടോ ഓ ninethtenth ആ രീതിലാണ് നമ്മളവരുന്നത് ഞാ ഇങ്ങനെണേൽ ഞാൻ ഇന്റെടുത് കാര്യം പറയാം കേട്ടോ ഉം ഷെരീടാ bey bey ഓ ഒ ഒ ഷെരിഡാ bey കണ്ടിട്ടില്ലായെങ്കിൽ ആ video ടെ link താഴെ description box ൽ കൊടുത്തിട്ടുണ്ട് അത് കാണുക. അതുപോലെ തന്നെ ഈ channel നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ please do subscribe for the upcoming classes. Then today's topic is the electric potential and potential difference So, last class we discussed about the charges and electric current. Then we know that the motion of charges creates current. Then how does the electric charges flow? മ്മള് പഠിച്ചു കഴിഞ്ഞതാണല്ലേ? അതായത് ആഹ് electric current create ചെയ്യുന്നു. charge flow ചെയ്യുമ്പം അല്ലെങ്കിൽ ആഹ് charges move ചെയ്യുമ്പം അവിടെ electric current create ചെയ്യുന്നു എന്ന് പഠിച്ചു. അങ്ങനെയെങ്കിൽ എങ്ങനെ ആണ് ഈ charges flow ചെയ്യുന്നത്? നമുക്ക് അറിയാം നമ്മൾ ഒരു metalic conductor എടുക്കുവാ. suppose ഒരു ഉം copper wire ഓ അങ്ങനെ എന്തേലും ഒരു conductor എടുക്കുവാണെന്നുണ്ടെങ്കിൽ ആ conductor അഹ് വെറുതേ വച്ചിരുന്നാലതിലൊരു charge ൻ്റെ flow ഒണ്ടാകുവോ? ഇല്ലാല്ലോ അതിലേക്ക് ഒരു external source ഓ അല്ലെങ്കിൽ external force ഓ അല്ലെങ്കിൽ external pressure ഉം നമ്മൾ അവിടെ കൊടുത്താൽ മാത്രേ ഒള്ളൂ ആ conductor ലേക്ക് എന്താണ് അല്ലെങ്കിൽ ആ conductor ല് അഹ് conductvity ഉണ്ടാകത്തൊള്ളു അതായത് charges flow ചെയ്യത്തൊള്ളു. ഒര് example പറയാം, ഇപ്പൊ ഒരു രണ്ടു figure കൊടുത്തിരിക്കുന്നു അത് നോക്കുക. ഇവിടുത്തെ അഹ് ഒരു യു shape ലുള്ള ആഹ് രണ്ടു tube ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആദ്യത്തെ tube ല് A, B എന്നു പറഞ്ഞ രണ്ട് section ഉണ്ട് ആ tube ന്. അഹ് ആദ്യത്തെ tube ല് ആഹ് A യുടെയും B യുടെയും ആ level അഹ് അവിടെ വെള്ളം fill ചെയ്‌തിരിക്കുകയാണ് രണ്ടിലും. അപ്പം ആദ്യത്തെ tube ല് ആ A, B എന്ന് പറഞ്ഞിരിക്കുന്ന ആ രണ്ട് section ലും ഉണ്ടാകുന്ന water level എങ്ങനെ ആണ് same ആണ് ല്ലേ? അപ്പൊ എന്നാ അടുത്തതായിട്ട് ആഹ് എന്താണ് ഒരു valve ഉം നമ്മള് വെച്ചിട്ടുണ്ട് ഉം അപ്പൊ എന്നാ ആ valve നമ്മൾ അങ്ങ് open ആക്കുവ. valve open ആക്കി കഴിയുമ്പോ എന്താ അവിടെ സംഭവിക്കുന്നേ water normally flow ചെയ്യും പക്ഷെ ഇവിടെ water level അതായത് A എന്ന് പറഞ്ഞിരിക്കുന്ന ആ cross section ലും B എന്നുപറഞ്ഞിരിക്കുന്ന ആ cross section ലും water level എങ്ങനെ ആണ് same ആണ് അപ്പൊ നമ്മള് ആ valve open ആയി കഴിഞ്ഞാലും എന്താണ് ആഹ് വെള്ളം അവിടെ flow ചെയ്യുവോ ഇല്ലല്ലോ അത് constant ആയി തന്നെ നിൽക്കും ശെരിയാണല്ലോ. second തീർന്നു അപ്പൊ second തീർന്നു നോക്കിയേ എന്താണ് ആഹ് A എന്ന് പറഞ്ഞിരിക്കുന്ന ആ ഒരു അഹ് end ല് എങ്ങനെ ആണ് water level ഇച്ചിര അഹ് ആഹ് high ലാണ് നിക്കുന്നത് level ഇച്ചിരി കൂടി നിക്കുന്നു. B എന്ന് പറഞ്ഞിരിക്കുന്നത് normal ആഹ് level ൽ തന്നെ നിക്കയാണ് ചെയ്യുന്നത്. ഇവിടേയും നമ്മൾ ആ valve അങ്ങ് open ആകുവാ അപ്പഴെന്ത് അപ്പൊ എന്താണ് സംഭവിക്കുന്നത് ആ high level ൽ നിക്കുന്നുണ്ട് അത് A എന്നു പറഞ്ഞൊരു side ആഹ് side ൽ എങ്ങനെ ആണ് water level കൂടി ആണ് നിക്കുന്നത് അപ്പൊ ആ side ൽ നിന്ന് വെള്ളം flow ചെയ്യാൻ തുടങ്ങും ല്ലേ?

വസ്തുക്കളാണെങ്കിലും ഇപ്പൊ air ൽ ആണെങ്കിലും കൂടി എന്താണ് air flow ഉണ്ടാവണമല്ലോ air flow ഉണ്ടാവണമെങ്കിലും അവിടെ എന്താണ് ഒരു energy ടെ അല്ലെങ്കിൽ ഒരു energy level ഉണ്ടല്ലോ ആ energy level ന് ഒരു difference ഉണ്ടായിരിക്കണം. മനസ്സിലായല്ലോ? അപ്പം ആദ്യത്തെ case ൽ നമ്മള് കണ്ടു രണ്ടിന്റേം energy level എങ്ങനെ ആണ് ആ level എങ്ങനെ ആണ് same ആണ് അതുകൊണ്ട് അവിടെ flow ഒന്നും സംഭവിക്കുന്നില്ല അതേ സമയം രണ്ടാമത്തെ case ൽ എങ്ങനെ ആണ് ഒന്നില് level കൂടുതൽ ആണല്ലേ അപ്പം energy level ന് ഒരു difference വന്നു. ആ energy level ല് difference വന്നപ്പോ അല്ലെങ്കിൽ ആ water level ന് ഒരു difference water level എന്ന് ഉദ്ദേശിക്കുന്നത് ആ energy level തന്നെ ആണ്. ആ energy level ന് difference വന്നപ്പോ എന്ത് സംഭവിച്ചു വെള്ളം flow ചെയ്തു. ശെരിയല്ലേ അപ്പം ഏതൊരു വസ്‌തു ആണേലും അത് flow ചെയ്യണമെങ്കിൽ എന്താണ് അവിടെ ഒരു energy level difference ഉണ്ടായിരിക്കണം മനസ്സിലായോ ഇപ്പം air ആണെന്നുണ്ടെങ്കിൽ flow ചെയ്യുന്നത് എങ്ങനെ ആണ് high pressure energy യിൽ നിന്നും level ൽ നിന്നും low pressure energy level ലേക്ക് ആണ് air flow ചെയ്യുന്നേ. ഇപ്പൊ അല്ലേ നമുക്ക് അറിയാലോ ഈ water falls ഒക്കെ ഒണ്ടല്ലോ ഈ water falls എങ്ങനെ ആണ് high altitude ൽ നിന്നും താഴേക്ക് ആണ് വീഴുന്നത് ല്ലേ? അഹ് മുകളിൽ നിന്നും താഴേക്ക് ആണ് താഴെ നിന്നും മുകളിലേക്ക് പോകുന്നില്ല ശെരിയല്ലേ അപ്പം high potential ൽ നിന്നും അല്ലെങ്കിൽ high level ൽ നിന്നും energy level എന്നും low level ലേക്ക് ആണ് ഏത് തരത്തിൽ ഉള്ള ആഹ് flow ഉം നടക്കുന്നത് മനസ്സിലായല്ലോ അപ്പൊ ഏതൊരു വസ്‌തുവിനും energy level difference ആയിരുന്നാ മാത്രേ ഉള്ളു അവിടെ ഒരു flow നടക്കത്തൊള്ളൂ that is there should be a difference in energy level between two points is any type of flow is to occur ഏത് തരത്തിൽ ഉള്ള flow occur ചെയ്യണമെങ്കിലും എന്താണ് അവിടൊരു energy ടെ difference ഉണ്ടായിരിക്കണം ആ രണ്ട് point ന്റേം എടയിലൊരു energy level ൻ്റെ difference ഉണ്ടായിരിക്കണം air ആണേലും water ആണേലും അതുപോലെ തന്നെ ആഹ് conductor ഒണ്ടല്ലോ ഇപ്പം ഉം conductor ൽ ആണേലും difference ഉണ്ടായിരിക്കണം രണ്ട് end ലും ഒരു energy difference ഉണ്ടായിരിക്കണം ഈ conductors ൻ്റെ case ൽ ആണെന്നുണ്ടെങ്കിൽ നമ്മള് പഠിച്ചോണ്ട് ഇരിക്കുന്നത് conductors നെ കുറിച്ച് അല്ലേ അപ്പൊ ഈ conductors ൻ്റെ case ൽ ആണെന്നുണ്ടെങ്കിൽ

ആഹ് current create ചെയ്യത്തൊള്ളൂ മനസ്സിലായില്ലേ അപ്പം ഏതൊരു വസ്‌തുവും flow ചെയ്യണമെങ്കിൽ എന്താണ് അവിടൊരു ആഹ് pressure difference അല്ലെങ്കിൽ energy difference ഉണ്ടായിരിക്കണം ഇപ്പൊ conductors ൻ്റെ case ല് ആണെന്നുണ്ടെങ്കിൽ electrons flow ചെയ്യണെങ്കിൽ എങ്ങനെ ആണ് അവിടൊരു difference ഉണ്ടായിരിക്കണം അവിടൊരു electric pressure difference ഉണ്ടായിരിക്കണം അപ്പം ഈ charge അവിടെ flow ചെയ്യണം charge flow ഒരു point ൽ നിന്നും മറ്റൊരു point ലേക്ക് charge flow ചെയ്യണം. supppose ഇതൊരു ആഹ് A എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു point ഇത് B എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു point അപ്പം ഈ point ൽ നിന്നും ഈ ഒരു point ലേക്ക് charge flow ചെയ്താൽ മാത്രേ ഒള്ളു എന്താണ് അവിടെ electricity create ചെയ്യത്തൊള്ളൂ electric current അവിടെ generate ചെയ്യത്തൊള്ളൂ മനസ്സിലായല്ലോ അപ്പം ഈ ഒരു A എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു point ഒരു ആഹ് ഒരു energy ഒണ്ട് ആഹ് അതുപോലെ തന്നെ B എന്ന് പറഞ്ഞിരിക്കുന്നതിനും ഒരു energy ഉണ്ട് അപ്പം ഈ A എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു point ൽ ഉണ്ടാകുന്ന ആഹ് conductors ൻ്റെ case ൽ ആകുമ്പം potential electric potential energy യെ നമുക്ക് പറയാം അപ്പം അവിടുണ്ടാകുന്ന ഈ electric potential energy ടെ amount നെ നമുക്ക് പറയാം electric potential എന്ന് പറയാം that is the amount of electric potential energy at a point that is the electric potential അതുപോലെ തന്നെ ഇവിടേം ഉണ്ടാകും ഒരു electric potential അപ്പൊ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ആ ഇവിടെ ഒരു energy ഉണ്ടല്ലോ electric potential energy യും ഉണ്ട് ഇവിടെ ഒരു electric potential energy യും ഉണ്ട് അപ്പൊ ഇതിൻ്റെ ഇടയിൽ ഉണ്ടാകുന്ന ഒരു ആഹ് difference energy difference ഉണ്ടാകും അതിനെ ആണ് നമ്മള് potential difference എന്ന് പറയുന്നത്. That is a difference in the amount of electric potential energy between two points in a circuit is known as the അഹ് ആഹ് potential difference. ഇനി നമ്മള് potential difference നെ define ചെയ്യുവാണെന്ന് ഉണ്ടെങ്കിൽ നമ്മള് പറഞ്ഞു, ഈ ഒരു point ൽ നിന്നും ഈ ഒരു point ലേക്ക് charges ന് flow ചെയ്യണം ല്ലേ charges ന് flow ചെയ്യണെങ്കിൽ വെറുതേ flow ചെയ്യുവോ ഇല്ലല്ലോ നമ്മൾ ഒരു external force ഓ അല്ലെങ്കിൽ എന്തേലും കൊടുക്കണം അല്ലെങ്കിൽ ഒരു energy ഓ എന്തേലും കൊടുക്കണം. ആ energy ഇവിടെ കൊടുക്കുന്നത് work ആയിട്ട് ആണ് കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ കൊടുക്കുന്ന energy work ആയിട്ടാണ് നമ്മൾ അവിടെ ഉപയോഗിക്കുന്നത്. അങ്ങനെ എങ്കിൽ ഈ potential difference നെ നമുക്ക് define ചെയ്യാം that is the work done to move a unit charge from one point to another ഒരു point ൽ നിന്നും മറ്റൊരു point ലേക്ക് charge ന് flow ചെയ്യണം അല്ലെങ്കിൽ charge ന് move ചെയ്യണം അതിനു വേണ്ടി നമ്മൾ എന്ത് മാത്രം work കൊടുക്കുന്നുണ്ട് അതിനെ ആണ് നമ്മള് potential difference എന്ന് പറയുന്നത് define ചെയ്യുന്നത്. മനസ്സിലായല്ലോ അപ്പൊ potential difference is defined as the work done to move a unit charge from one point to another

ഇപ്പം മനസ്സിലായല്ലോ അപ്പൊ ഒരു potential difference ഒണ്ടായാൽ മാത്രേ ഒള്ളു അവിടെ എന്താണ് charge flow ചെയ്യത്തൊള്ളു ല്ലേ രണ്ട് point ൻ്റെ ഇടേല് ഒരു potential difference ഒണ്ടായിരിക്കണം എങ്കിലേ ഒള്ളു charge flow ചെയ്യത്തൊള്ളൂ അങ്ങനെ charge flow ചെയ്താലേ ഒള്ളു current അവിടെ create ചെയ്യത്തൊള്ളൂ. എപ്പഴും ഈ current flow ചെയ്യുന്നത് high potential to low potential ലേക്ക് ആയിരിക്കും high potential level ൽ നിന്നും low potential level ലേക്ക് ആയിരിക്കും current flow ചെയ്യുന്നത്. ഇനി ഈ potential difference ൻ്റെ unit ഉണ്ട് that is the volt volt that is the unit of electric potential. Capital V വെച്ചിട്ട് represent ചെയ്യും അലെസ്സാൻഡ്രോ വോൾട്ട എന്ന് പറഞ്ഞ ഒരു scientist ഉണ്ട് അദ്ദേഹം ആണ് ഇദ്ദേഹത്തിനെ കുറിച്ച് ഇതിനെ കുറിച്ച് ഒക്കെ കൂടുതൽ ആഹ് studies നടത്തിയത് അപ്പം അത് കൊണ്ട് ആണ്